നമസ്കാരം അപ്പൊ ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിനോദങ്ങളെ കുറിച്ചാണ്. താങ്കൾ ഏഹ് ആൽവിൻ താങ്കൾ ഇത്തരം വിനോദ പ്രവർത്തികളിലൊക്കെ ഏർപ്പെടാറുള്ള ആളാണോ? തീർച്ചയായിട്ടും, വിനോദങ്ങൾന്ന് പറഞ്ഞാ നമുക്ക് ആ ക്രിക്കറ്റ് ആകാം, ഫുട്ബോൾ ആകാം, മൂവീസ് ആകാം. അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള വിനോദങ്ങൾ ആണേൽ പോലും ഞാൻ അത് വളരെയധികം

വിനോദങ്ങൾ വളരെയധികം നന്നായിട്ട് കാണുകയും അതോടൊപ്പം തന്നെ സിനിമകൾ ആയിക്കോട്ടെ അത് എല്ലാത്തിലും വളരെ അധികം

ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഒഴിവ് സമയങ്ങളിൽ ആണെങ്കിൽ ഞാൻ വിനോദങ്ങള് കാണാറുള്ളതാണ്. അബിൻ താങ്കൾ പറയൂ താങ്കൾ വിനോദങ്ങൾ കാണാറുണ്ടോ?

എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് അവതാർ ആണ്‌. രണ്ടായിരത്തി എട്ടിൽ എനിക്ക് എനിക്ക് എട്ട് വയസ്സായിരുന്നു. അന്ന് 3-ഡി സിനിമയിൽ പോയി കാണുന്നത് ഞങ്ങൾ ഞങ്ങടെ പ്രായക്കാർക്കൊക്കെ വളരേ കൗതുകമേറിയ കാര്യം ആയിരുന്നു. ഈ പറഞ്ഞ പോലെ സിനിമ ഒരു പ്രധാന വിനോദങ്ങളിൽ ഒന്നാണ്‌ അല്ലെ? അതായത് നമ്മളിന്ന്, ഇന്നിപ്പോ നമ്മൾ ഫോണിലും ഇതിലും ഒക്കെ കാണുന്നുണ്ടെങ്കിലും പണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് ടീവീല് ഒക്കെയായിരുന്നു ഓരോ സിനിമകൾ കണ്ടിരുന്നത്. ഇന്ന് നമുക്ക് വളരേ എളുപ്പമായി നമ്മുടെ ഫോണിൽ ലഭ്യമാണ് ഓരോ സിനിമകൾ അല്ലെ? അപ്പൊ താങ്കൾ സിനിമകളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാൻ ഉള്ളത്? സിനിമകൾ എഞ്ചോയ് ചെയ്യുന്ന ഒരു വ്യക്തി ആണോ താങ്കൾ?

സിനിമ എന്ന് പറഞ്ഞ വളരെ എൻജോയ് ചെയ്യുന്ന വ്യക്തിയാണ്. പുതിയതായിട്ടുള്ള സിനിമകള് തിയറ്ററുകളിൽ വന്നുകഴിഞ്ഞാ അത് ഞാൻ വെള്ളിയാഴ്ചകളിൽ പോയി കാണും. അതുപോലെതന്നെ പുതിയ സിനിമകളുടെ അപ്ഡേറ്റ് വന്നുകഴിഞ്ഞാൽ അത് ഏറെ ആകാംഷയോടെ കാണുന്ന ഒരു വ്യക്തിയാണ്.

നമ്മള് ആ സമയത്തുള്ള പല കളും പാ പാ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എല്ലാം വിട്ട്

നമുക്ക് ആണേൽ ആയിട്ട് അതിലും നന്നായിട്ട് ഇൻവോൾവ് ചെയ്യാനും പറ്റുന്ന ഒരു വിഷ്വൽ ഡ്രീം ആയിട്ടാണ് എനിക്ക് സിനിമയെ കാണാൻ സാധിച്ചിട്ടുള്ളത്. എനിക്ക് വളരെ അധികം ഇഷ്ടമുള്ള പല ആ കേസ് ഉണ്ട്. ഇപ്പോ ഞാൻ കൂടുതൽ കാണുന്നത് മോളിവുഡ് ആണ്.

ഫഹദ്ഫാസിൽ, മോഹൻലാൽ ഇവരുടെയൊക്കെ സിനിമകൾ ഞാൻ വളരെ കാണാറുണ്ട്. മോഹൻലാൽ മമ്മുട്ടി ആണ് നമ്മടെ

ഞാന് വലിയൊരു മമ്മൂട്ടി ആരാധകനാണ്. മമ്മൂക്കയുടെ ഏത് സിനിമ പറഞ്ഞാലും ആഹ് ആദ്യ ദിവസം തന്നെ തീയറ്ററിൽ പോയി കാണാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇഹ് മമ്മൂട്ടിയുടെ പഴയ സിനിമകളായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് സാമ്രാജ്യം ആണ്. അതില് മമ്മൂക്കാടെ പെർഫോർമൻസ് അതൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ ആയാലും മോഹൻലാലിൻ്റെ ലൂസിഫർ പുലിമുരുഖൻ അതുപോലത്തെ സിനിമകൾ ഒക്കെ തീയറ്ററിൽ പോയി കണ്ട് വളരെയേറെ ആസ്വദിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഈ പറഞ്ഞപോലെ സിനിമകള് നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഒഴിച്ച് കൂടാൻ ആവാത്ത ഒരു ഘടകമാണ് അല്ലെ? അതായത് ഇനി സിനിമ, നമ്മളെ ഒരു വീക്കെഡിൽ നമുക്കൊരു സിനിമ വേണം ഇല്ലാതെ പറ്റില്ല എന്നുള്ള

ആ തീർച്ചയായിട്ടും സ്പോർട്സ് എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ളതാണ്. ഞാൻ ഒരു വോളിബോൾ പ്ലെയറാണ്. വോളിബോള് നല്ലോം എൻജോയ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഒരു കടുത്ത ഫുടബോൾ ആരാധകനാണ്.

എന്റെ ഫുട്ബോൾ ടീമെന്ന് പറഞ്ഞാ അർജന്റീന ആണ്. ആ അത് മാത്രമല്ല ക്ലബിലാണെങ്കിൽ ഞാൻ ചെൽസിയോട് ഒരു കടുത്ത ആരാധകനാണ്. അപ്പോ ഫുട്ബോൾ എന്ന് പറഞ്ഞാലും ക്രിക്കറ്റ് ക്രിക്കറ്റ് ആണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും വരേണ്ടതാണ്. വിരാട് കോഹ്‌ലി എന്റെ ഒരു ആരാധകനാണ് അപ്പോ എനിക്ക് ആ ആ ലൈഫില് ഏറ്റവും നല്ലൊരു നമ്മടെ ഒരു നല്ലൊരു മെമ്മറീസ് ആണ് സ്പോർട്സ് ന്ന് പറഞ്ഞാ. അത് എന്റർടൈൻമെന്റിലെ ഏറ്റവും മികച്ച ഒരു ഇതാണ് സ്പോർട്സ് കാണുക എന്ന് പറഞ്ഞുകഴിഞ്ഞാ.

വോളിബോൾ കളിക്കാ അതുപോലെതന്നെ ക്രിക്കറ്റ്, ഫുട്ബോൾ. അതേ സമയത്ത് തന്നെ പണ്ട് കുട്ടികാലത്ത് ആയിരുന്നെങ്കിൽ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും അറിയാം ഡബ്ല്യൂ ഡബ്ല്യൂ ഇ അതുപോലെതന്നെ കണ്ടോണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ.

അതുപോലെതന്നെ ആ വളരെ സ്പോർട്സിലും ഭയങ്കര ഇഷ്ടമുണ്ട്. ആ ഇപ്പോ തന്നെ ഫിഫടെ സമയം ആയതുകൊണ്ട് തന്നെ ഇപ്പോ ഹോസ്റ്റലിലുകളാണെങ്കിലും ഞങ്ങടെ കോളേജ് ഹോസ്റ്റലിലാണെങ്കിൽ പോലും ഇപ്പോ ഫുട്ബോൾന്റെ ഒരു ആവേശമാണ്.

ഇപ്പോഴത്തെ വേൾഡ് കപ്പിനെ പറ്റിയിട്ട് അബിന്റെ അഭിപ്രായം എന്താണ്? അബിൻ ഏത് ടീമിന്റെ ഫാൻ ആണ്? ആ ടീം ജയിക്കുമെന്നാണോ ഉറപ്പ്? എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ വേൾഡ് കപ്പിന്റെ ഒക്കെ ഒരു ആവേശം? തീർച്ചയായും വേൾഡ് കപ്പിൻ്റെ ഒരു ഓളം തന്നെ ഇഹ് ലോകത്ത് ഇഹ് നിറഞ്ഞ് നിക്കുന്ന ഒരു ഇഹ് ഒരു അവസ്ഥ ആണ് ഇപ്പൊ കാണുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ. കേരള ഫുട്ബോൾ ആരാധകരെ ലോകം വരേ ഉറ്റു നോക്കുന്ന പല അവസ്ഥകള് ഇപ്പോൾ ഈ അടുത്ത് വരെ സംഭവിച്ചു. പല വലിയ കട്ടൗട്ടുകൾ വെക്കുന്നതും ലോകത്തിലെതന്നെ ഏറ്റവും വലിയ കട്ടൗട്ടുകൾ സ്‌ഥാപിക്കാൻ എല്ലാം മലയാളികൾക്ക് സാധിച്ചു. ഈ പറഞ്ഞ പോലെത്തന്നെ അർജെൻറ്റീനയുടേം ബ്രസീലിന്റ്റേയും ഒക്കെ കളികൾ മലയാളികൾ വളരെയേറെ ആസ്വദിക്കുന്നതാണ്. ഞാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ടീം എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ജർമ്മനി ഈ ഈ പറഞ്ഞപോലെ ആദ്യ ആദ്യത്തെ മത്സരത്തിൽ കുറച്ച് മോശം രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത് അത് ശെരിയാണ്. ഈഹ് പറഞ്ഞപോലെ ഈ പറഞ്ഞ വമ്പൻ ടീമുകൾ അർജെൻറ്റീന, ബ്രസീൽ അർജെൻറ്റീനക്കും ഇതുപോലെ ചെറുതായൊന്ന് കാലിടറിയ പോലെ ഒരു അവസ്ഥ ഉണ്ടായി. ഇഹ്മ് ഇപ്രാവിശ്യം മിക്കവാറും എങ്കിലും എനിക്ക് ജർമ്മനി തന്നെ ജയിക്കാൻ ആണ്‌ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം, അതായത് അത്രേം നല്ലൊരു ടീം ആണ്. നല്ല നല്ല ഒത്തൊരുമയും മെയ്‌വഴക്കവും ഉള്ള കളിക്കാരും നല്ല അധ്വാന ശീലവും നല്ല ബുദ്ധിയുമുള്ള ഒരു കോച്ചും എല്ലാം ഉള്ള ഒരു ടീമാണ് ജർമ്മനി. നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ, ഏഹ് പതിനാലിലെ കപ്പടിച്ച ഈഹ് വിജയം കൈവരിച്ച ടീമാണ് അപ്പൊ അവർതന്നെ വിജയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. താങ്കൾക്ക് ഏത് ടീം വിജയിക്കും എന്നാണ് തോന്നുന്നത്?

ജർമ്മനി പോലെത്തന്നെ അര്ജന്റീനക്കും ആദ്യത്തെ മത്സരം കാലിടെ വയ്യായിരുന്നു. നമ്മൾ ഒരേ തൂവൽപക്ഷികളാണ്. പക്ഷേ, എന്നാൽപോലും ഞാൻ ഒരു കടുത്ത ലയണൽ മെസ്സി എന്നാ ലോകത്തിലെ കണ്ട ഏറ്റവും ലോക ഫുട്ബാൾ കണ്ട ഏറ്റവും മികച്ച കളിക്കാരന്റെ ഒരു കടുത്ത ആരാധകനും അതുപോലെതന്നെ അർജന്റീന ഒരു കടുത്ത ആരാധകനും ആണ്‌. ആ ഉൾ പോലെത്തന്നെ ഞാനും ഏറെ കൊതിക്കുന്നു

ഫുട്‍ബോളിനകത്ത് വളരെ മനോഹരമായിട്ടുള്ള കുറേ കളികള് കണ്ടായിരുന്നു. ബ്രസീലിന്റെ കളി കണ്ടു. എല്ലാവരടെ കളി കണ്ടു. എന്തൊക്കെ പറഞ്ഞാ പോലും നമ്മൾ ഇത്രയൊക്കെ ആരാധകര് തമ്മിലാണെങ്കിലും എന്തൊക്കെ മത്സരങ്ങൾ നടന്നെന്നു പറഞ്ഞാൽപോലും

എങ്കിൽ കൂടി ന നമ്മളെന്തൊക്കെയാണ് മറ്റു ആരാധിക്കുന്ന ടീമുകൾക്ക് വേണ്ടി നമ്മൾ ഇഹ് കാണിച്ച് ഇഹ് കഷ്ടപ്പെടുന്നത്? ഇഹ് നമ്മളാരാധിക്കുന്ന ഇഹ് കളിക്കാർക്ക് വേണ്ടി കട്ടൗട്ടുകൾ സ്ഥാപിക്കുന്നതും നല്ല രീതിയിലുള്ള ഫാൻ ഫൈറ്റുകളും ഈഹ് ഒരു അതുപോലെതന്നെ ഫുട്ബോൾ ഈഹ് ഫുട്ബോളിനെ മനുഷ്യ മനസ്സുകളിലേക് ഇറക്കാനുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമ്മൾടെ പല സംഘാട സംഘടനകളുടെ ഭാഗമായിട്ടും ഒക്കെ ചെയ്തുപോരുന്നുണ്ട്. അതീ പറഞ്ഞപോലെതന്നെ ഓരോ ഫാൻസ്‌ ഗ്രൂപ്പുകൾ അവരുടെ രാജ്യത്തിൻ്റെ ഈഹ് ഫ്ലാഗ് ഇഹ് പതാക ഉയർത്തുകയും അതുപോലതന്നെ കളിക്കാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും ഫ്ളക്സ് അടിക്കുകയും ഇഹ് അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. നമ്മൾടെ കോളേജിൽ തന്നെ ഇന്ന് നടന്ന ആഘോഷങ്ങൾ നമ്മൾ കണ്ടു. അതായത് ഒരു വലിയ പോർച്ചുഗൽ ആരാധകരുടെ ഒരു റൊണാൾഡോയുടെ വലിയൊരു കട്ടൗട്ട് ഫ്ളക്സ് സ്ഥാപിക്കുകയുണ്ടായി. അപ്പൊ ഫുട്ബോൾ എന്ന് പറയുന്നത് മലയാളി മനസ്സുകളിൽ പ്രത്യേകിച്ച് കാലങ്ങളായി നമ്മുടെ ഇഹ് രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒന്നാണ് അല്ലെ? എന്താണ് താങ്കളുടെ അഭിപ്രായം?

ഒരു ഒരു വേൾഡ് കപ്പ് പോലെത്തന്നെ ഫുട്ബോൾ നമ്മടെ മലയാളികളുടെ ഒരു ആവേശമാണ്. കേരളാ ബ്ലാസ്റ്റേഴ്‌സ് ന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ? നമ്മടെ മഞ്ഞപ്പട. കാരണം ഒരുപക്ഷെ ഐ.എസ്.എൽ തന്നെ ഏറ്റവും അധികം ആരാധകവൃന്ദം എന്തോ ഉള്ളത് ദേ മഞ്ഞപ്പടക്കാണ്. കേരളാ ബ്ലാസ്റ്റേഴ്‌സിനാണ്. കാലങ്ങളായിട്ട് കപ്പിൽ ഒരു മുത്തം ഇടാൻ സാധിച്ചില്ലെങ്കിലും നമ്മടെ ഇവിടത്തെ വ്യക്തികളുടെ ആവേശം ഇവിടത്തെ ആരാധകരുടെ ആവേശം ന്ന് പറഞ്ഞാ നമുക്ക് പറഞ്ഞ് അറിയിക്കുന്നതിലും അപ്പുറമാണ്. അതോടൊപ്പം തന്നെ ആണെങ്കിൽ മലപ്പുറത്താണെങ്കിലും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാവർക്കും അത്രയും കടുത്തമായ ഒരു ആരാധന ഉണ്ട് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ തന്നെ. ഫുട്‍ബോളിനകത്ത് ആണെങ്കിൽ നമ്മടെ ആ മറ്റേ ഫിഫ തന്നെ ഫിഫ തന്നെ പോസ്റ്റ് ചെയ്തു. നമ്മടെ മൂന്ന് സൂപ്പർസ്റ്റാറുകളുടെ ബ്രസീലിന്റെ നെയ്മറിന്റെയും ആ മെസ്സിയുടെയും അതുപോലെതന്നെ റൊണാൾഡോയുടെ നിന്നുള്ള കട്ട്ഔട്ട് ഫ്ളക്സുകൾ ആണെങ്കിൽ ഫിഫ തന്നെ പ്രസിദ്ധീകരിച്ചു.

ഒരുപക്ഷെ അവരുടെ ആ അവരുടെ രാജ്യങ്ങളെക്കാട്ടും കൂടുതലായിട്ട് നമ്മക്കായിരിക്കണം അവര് കപ്പ് അടിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ആവേശവും ഏറ്റവും അധികം ഉള്ളത്. വേൾഡ് കപ്പ് ആവുമ്പൊ പോലും നമ്മൾ ആണെങ്കില് എല്ലാവരും ചെറിയ ചെറിയ മത്സരങ്ങളും വാശി എല്ലാം ഉണ്ടെങ്കിൽപോലും അത് നമ്മുടെ ഒരു വികാരമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരേ മനസ്സോടെയാണ് ഫുട്ബാൾ കാണുന്നത്. ആ ഒരു ആ വികാരം നമുക്ക് ഒരിക്കലും മറച്ചെടുക്കാൻ സാധിക്കില്ല. അവിടെ ഒരു ഒരു യൂണിറ്റി ഉണ്ട്. അവിടെ ഒരു ഒത്തുരുമ ഉണ്ട്. അവിടെ ഒരു സാഹോദര്യം ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വച്ചുനോക്കുമ്പോൾ നമുക്ക് ഫുട്‍ബോളിലൂടെ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും.

അതേസമയത്ത് തന്നെ ഫുട്‍ബോളിനകത്ത് നമ്മടെ കേരളാ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം വളരെ മനോഹരമായിട്ട് നടക്കുന്നു. ഐ.എസ്.എൽ കാണാ കാണുന്നുണ്ട്. ചില ഫുട്ബോൾ ക്ലബ്ബുകളുടെ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോ ഫുട്ബോൾ നമ്മടെ ഒരു ആവേശമാണ്. പല ഒരു അഹങ്കാരമാണ്. ഇന്ത്യ വേൾഡ് കപ്പിൽ ഒരിക്കൽ മുത്തം ഇടണം എന്നുള്ള ഒരു ആഗ്രഹവും വേൾഡ് കപ്പിൽ മത്സരിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് എല്ലാവരെ പോലെത്തന്നെ

ഫുട്‍ബോളില് മത്സരിക്കണതിനെപ്പറ്റിയിട്ട് എന്താണ് അബി അബിന്റെ അഭിപ്രായം. വേൾഡ് കപ്പ് മത്സരത്തിൽ എന്ന് നടക്കും എന്നാണ് തോന്നുന്നത്? തീർച്ചയായും ലോകത്ത് തന്നെ ഒരു പ്രമുഖ രാഷ്ട്രമാണ് ഇന്ത്യ. ലോകത്തെ എണ്ണൂറ് കോടി ജനങ്ങൾ ഇൽ നൂറ്റി നാല്പത് കോടി ജനങ്ങളും വസിക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ അപ്പൊ അത്രേം അത്രേം വലിയൊരു രാജ്യത്തിന് ടീമില്ല, ഒരു ഫുൾ ലോ ലോകകപ്പിന് പ്രമുഖ കളിക്കുമ്പോൾ അതിനൊരു ഈഹ് ടീമില്ല എന്ന് പറയുന്നത് ഒരു സങ്കടകരമായ കാര്യമാണ്. അപ്പൊ ഈഹ് ഈ ഇനിയെകിലും സുനിൽ ഛേത്രിയെ പോലെയുള്ള ഒരുപാട് കളിക്കാർ നമുക്കുണ്ട്. വൻ താര നിരയുണ്ട് അപ്പൊ അവരെയൊക്കെ അണിനിരക്കാനും അതുപോലെതന്നെ യുവ യുവതലമുറയിലെ ഫുട്ബോൾ ഈഹ് കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കഴിവുള്ള ആൾക്കാർ നമ്മളുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഇതുവരെ ഒരു ടീമിനെ മുന്നോട്ട് വെക്കാൻ നമുക്ക് സാധിച്ചില്ല എന്ന് പറയുന്നത് അഹ് അത് അത് നമ്മള് വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യം ആണ്. എങ്ങിനെയെങ്കിലും നമുക്കൊരു ടീമുണ്ടാക്കി ഇതുപോലെ വേൾഡ്കപ്പിൽ മുത്തമിടണം എന്നത് ഈ നൂറ്റി നാല്പത് കോടി ജനതയുടെ ഒരു സ്വപ്നമാണ്. ഈഹ് പറഞ്ഞപോലെതന്നെ ഫുട്ബാൾ നമുക്ക് ഈഹ് മനുഷ്യന് ഈഹ് ഇന്ന് ഇംഗ്ലണ്ടിൽ കണ്ടുപിടിച്ച ഒരു വിനോദമാണ് ഫുട്ബോൾ ഇന്ന് ലോകത്ത് എല്ലാവരിലേക്കും അത് എത്തിയിരിക്കുന്നു. അത് ഇപ്പൊ പറഞ്ഞ പോലെ ഫുട്ബോൾ അല്ലാതെ നമ്മൾ മറ്റ് ഏതൊക്കെ വിനോദങ്ങളിലാണ് താങ്കൾ ഇപ്പൊ ഏർപ്പെടാറുള്ളത്? മറ്റ് കാരംബോർഡൊ ചെസ്സോ അതുപോലെയുള്ള വിനോദങ്ങൾ ഏതൊക്കെ

അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ നൂറ് ശതമാനവും എല്ലാ വിധത്തിലുള്ള വിനോദത്തിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഓ ചെസ് കളിക്കാറുണ്ട്, കാരംസ് കളിക്കാറുണ്ട്

ആ ഇന്ത്യയുടെ ഹോക്കി നമമുടെ ദേശീയ വിനോദം. അത് നമ്മള് എല്ലാവരും മറന്നുപോകുന്ന ഒരു മത്സരമാണ് ഹോക്കി ഞാൻ കാണാറുണ്ട്. മത്സരങ്ങളിലെല്ലാം നമ്മടെ ഇന്ത്യയുടെ മികച്ച പ്രകടനം കാണാറുണ്ട് അതുപോലെതന്നെ ഒളിമ്പിക്സ് കോമൺവെൽത് ഗെയിംസിലൊക്കെ ഉള്ള നാല് കൊല്ലം കൂടുമ്പോഴുള്ള മത്സരങ്ങളെല്ലാം ഏറെ സന്തോഷത്തോടെയും ഏറെ ചാരിതാർഥ്യത്തോടെയുംകൂടെ നമ്മടെ രാജ്യത്തിന്റെ അഭിമാനത്തോടെ ഇവിടെ ആ ഒരു ഇന്ത്യൻ പൗരന് ഞാൻ അത് കാണാറുണ്ട്.

കാണാറും അത് വളരെ ഏറെ സന്തോഷ പ്രകട പ്രക പ്രകട സന്തോഷത്തിൽ ഏർപ്പെടാനും ഉണ്ട്, ബാസ്കറ്റ് ബോൾ കാണാറുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ രാജ്യം ഇനി വരുന്ന യുവതലമുറയിലൂടെ ആണെങ്കിൽ ഇനിയും ഒരു വല്യ വല്യ ആ

ഇനിയും വല്യ വല്യ പാ പാ പദങ്ങളിലോട്ട് എത്താൻ സാധി ആ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്നും

അഭിനന്ദ് ആണ് വരാൻപോകുന്ന ഇന്ത്യന്റെ ഇന്ത്യയുടെ കായിക വിനോദത്തെപ്പറ്റിയിട്ടും അതുപോലെതന്നെ വിനോദത്തെപ്പറ്റിയിട്ടും

ആ സൗത്ത് ഇന്ത്യയാണ് മറ്റേ സിനിമകൾ എടുക്കുവാണെങ്കിൽ സൗത്ത് ഇന്ത്യയാണ് ആ ബ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം തകർക്കുന്നത്. ഇപ്പോൾ കെജിഎഫ് ടു ആയിക്കോട്ടെ, ബാഹുബലി ആയിക്കോട്ടെ, കാന്താര ആയിക്കോട്ടെ അങ്ങനത്തെ സിനിമകൾ എല്ലാം തന്നെ വലിയ മുന്നേറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഒരു പാൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ടറിയെപ്പറ്റിയിട്ട് അബിന്റെ അഭിപ്രായം തീർച്ചയായും. പണ്ട് എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞപോലെ ബോളിവുഡും അതിലെ ബോംബെ കേന്ദ്രികൃതമായിട്ടായിരുന്നു പല ഇത് സിനിമ ഇന്ത്യൻ സിനിമ തന്നെ നിലകൊണ്ട് ഇരുന്നിരുന്നത്. ഇന്ന് പക്ഷെ അങ്ങിനെ അല്ല കൂടുതൽ തമിഴ്‌നാട് തെലങ്കാന കർണാടക അതുപോലെ തന്നെ അത്യാവശ്യം കേരളവും അതിൽ മുന്നോട്ട് വരുന്നുണ്ട് നമ്മളുടെ സിനിമകളുടെ മൂല്യം ഇവർ മനസിലാക്കുന്നുണ്ട്. നല്ല മൂല്യമുള്ള സിനിമകൾ നമുക്ക് തന്നെ നിർമിച്ചു പൊറത്തിറക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതൊക്കെ വളരെയേറെ ഈഹ് ഇത് സന്തോഷപരമായ കാര്യങ്ങളാണ്. അതായത് ഈഹ് അല്ലെ നല്ല നടൻമാർ നമ്മളുടെ ഈ ഇതിലും മലയാള മേഖലയിലുമുണ്ട്. അപ്പൊ അവ അവര് നല്ല രീതിയിലുള്ള അഭിനയ പ്രകടനങ്ങൾ തന്നെ കാഴ്ച വയ്ക്കുന്നുണ്ട്. അതായത് അല്ലെ താങ്കളുടെ അഭിപ്രായം എന്താണ്? മലയാള സിനിമ ഈ ഈ ഇവിടെ ഭാവി പറ്റി തീർച്ചയായിട്ടും. നമ്മടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇന്ത്യൻ സിനിമ രംഗത്തെ ഏറ്റവും മികച്ച സിനിമകളും ഏറ്റവും നല്ല സിനിമകൾ ഇറക്കുന്ന ഒരു മേഖല ഏതാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിസംശയം മറ്റ് സിനിമ ഇൻഡസ്ട്രിയിൽ ഉള്ള ആളുകൾപോലും പറയുന്നത് മലയാള ഫിലിം ഇൻഡസ്ട്രി എന്നാണ്. കാരണം അതിൽ അത്ര വൈവിധ്യമാർന്നിട്ടുള്ള നടന്മാരും അതുപോലെതന്നെ അഭിനയ ശേഷിയുള്ള പ്രഗ പ്രഗൽഭരായിട്ടുള്ള

ബാക്കി ഉള്ള എല്ലാ ഫിലിം ഇൻഡസ്ട്രി എടുത്തുനോക്കിയാൽ പോലും അവിടുത്തെ നടന്മാരെ നമ്മള് നോക്കുവാണെങ്കില് ഒരു റൈവെൽഡറി അതിൽ ഒരു ക്ലാഷ് നോക്കുവാണെങ്കില് നമുക്ക് പറയാൻ പറ്റും. മികച്ച നടൻ ഇദ്ദേഹമാണ്. എന്റർടൈൻമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള നടൻ അദ്ദേഹമാണെന്നും. പക്ഷേ, മലയാളം ഇൻഡസ്ടറിയിലെ നെടുംതൂണായിട്ടുള്ള മോഹൻലാലും മമ്മുട്ടിയും എന്നുള്ള രണ്ട് നടന്മാര്

ആ ശരിയാ, നെടുംതൂണായിട്ടുള്ള മോഹൻലാലും മമ്മുട്ടിയും എന്നുപറഞ്ഞാൽ ആ കംപാരിസൺസിന് പോലും ഇവരുടെ ഇത് ഈ എതിർത്തുനിൽക്കുന്ന ഈ രണ്ട് നടന്മാരാണ്. അവരുടെ കഴിവുകൾ എന്നുവച്ചാ അത്രത്തോളം മികച്ചുനിൽക്കുന്നതാണ്. അതുപോലെതന്നെ സിനിമകൾ നമ്മടെ കഥാപാത്രങ്ങൾ

ഡയറ പ്രൊഡ്യൂസേഴ്സ് ഇവരെല്ലാം തന്നെ വളരെ അധികം വൈവിധ്യമാർന്ന സിനിമകൾ എപ്പോഴും കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ട് പ്രഗൽബരായിട്ടുള്ള വ്യക്തികളാണ്. അത്തരത്തിലുള്ള ഒരു മികച്ച ഫിലിം ഇൻഡസ്ടറി ആണ് നമ്മടെ മലയാളം ഫിലിം ഇൻഡസ്ടറിയിൽ ഉള്ളത്. പുതിയതായിട്ടുള്ള എല്ലാ സിനിമകളും തന്നെ ഹിന്ദി സിനിമകളും ബാക്കി സിനിമകളും എല്ലാം റീമെയ്ക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ടറിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത് മലയാളം ഇൻഡസ്ടറി ആണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വച്ചുകഴിഞ്ഞാൽ

വിനോദങ്ങളാണ് നമ്മുടെ ജീ മനുഷ്യ ജീവനത്തെ ഏറ്റവും പിടിച്ചു ഉയർത്തുന്നത്.

മാറ്റത്തിനും മുന്നേറ്റത്തിനും എപ്പോഴും കൊണ്ടുനയിക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിനോദങ്ങൾ നമ്മടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്

ഈ വിനോദങ്ങളിൽ പങ്കുചേർന്ന് ഇതിന്റെ ആത്മാവ് ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ടാൻ താങ്ക്യൂ. വളരേ ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു ചർച്ച ആയിരുന്നു നമ്മൾ നടത്തിയത്. അപ്പൊ ഈഹ് നന്ദി ആൽവിൻ. നന്ദി നമുക്കിവിടെ അവസാനിപ്പിക്കാം.